ആഹ് നമസ്കാരം എത്ര നാളായി സംസാരിച്ചിട്ട് എന്ത് പറയുന്നു എന്ത് പറയാനാ ഞാൻ ഇവിടെ കുറച്ചു വാർത്തയൊക്കെ വായിച്ചിട്ട് എന്റെ ഇന്നത്തെ ദിവസം തന്നെ പോയിരിക്കയാണ് ഈ ലോകത്തിന്റെ പോക്ക് കണ്ടിട്ട് എന്ത് പറ്റി എന്ത് വാർത്തയാണ് വായിച്ചത് ആഹ് ഒരു സ്ത്രീയുടെ യുവതിയുടെ വാർത്ത കേട്ടിരുന്നില്ലേ ഇറാനിൽ സംഭവിച്ച പറഞ്ഞ ഓഹ് ഓഓഓ മറ്റേത് ഹിജാബ് വിഷയം അല്ലെ ഹിജാബ് വിഷയം അതെ അതെ അതെ അതിന്റെ ഞാൻ വാർത്ത വായിക്കുകയായിരുന്നു അപ്പോ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ കേട്ടിരുന്നു പക്ഷെ വൃത്തിയായിട്ടു എല്ലാം അറിഞ്ഞുകൂടാ ഓഹ് ആണോ ഇത് എന്താണെന്നു വച്ചാൽ ഈ എന്ന കുട്ടി ഈയൊരു പടിഞ്ഞാറു ഭാഗത്തു ഒരു പ്രവിശ്യ ആയിട്ടുള്ള ഒരു ഖുർദിസ്താൻ എന്ന പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട് ഈ ടെഹരാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുടുംബ സമേതം

ഒരു ഒരാഴ്ച മുമ്പ് എന്തോ ആണ് ഒരു വസ്ത്ര ധാരണ ചട്ടം തന്നെ കൊണ്ടുവന്നത് അതിനു പിന്നാലെയാണ് ഈ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ചു ഇ മത പോലീസ് എന്ന പോലീസ് ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട് അവിടെ അപ്പൊ അവരെ പിടികൂടിയതും അപ്പൊ അതിനെ സംബന്ധിച്ച് ആ കുട്ടി കുഴഞ്ഞുവീണ് മരിച്ചു എന്നാണ് പറയുന്നത് . എന്തായാലും തലക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല മർദ്ധനമേറ്റിട്ടാണ് മരണത്തിനു കാരണമായത് . നല്ലപോലെ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു പോലീസ് പിന്നെ വായിച്ചത് ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ മൃതദേഹം എന്തോ വീട്ടുകാരെ കാണിക്കാതെയൊക്കെ ഇരുന്നില്ലേ അതെയതെ അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണ് നടന്നത് അവിടെ എന്താല്ലേ ഒരു സ്ത്രീയെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചത് കൊണ്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതെ വളരെ കഷ്ടമാണ് അതുമല്ല ഹിജാബ് ധരിച്ചിരുന്നു എന്നുള്ളതും വേറൊരു കാര്യം ശരിയായിട്ട് കേടെന്നില്ല എന്നതാണ് ഈ കുട്ടിയെ ഇത്ര മർദ്ദിക്കാനും അതിനെത്തുടർന്ന് കുട്ടി മരണപ്പെടാനുള്ള കാരണം എന്ന് ഓർക്കുമ്പോൾ വളരെ ഞെട്ടൽ തോന്നുന്നുണ്ട് നമ്മക്ക് ഞാൻ കുറച്ചു നാലു മുൻപുള്ള ഇറാനും അഫ്ഗാനും വച്ച് നോക്കിയപ്പോൾ അവിടെ കുറച്ചു നാളുകൾക്കു മുന്പ് ഇങ്ങനെ ആയിരുന്നില്ല . വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമൊക്കെ ആയിരുന്നു . ഇപ്പൊ വീണ്ടും തിരിച്ചു വളരുകയാണ്

അങ്ങനെ ഒരു നേതാവ് ഉണ്ട് അവിടുത്തെ അയാൾക്കെതിരെ കുറെ മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ച സ്ത്രീകളാണ് ഈ തെരൂബുകളിലൊക്കെ വച്ച് ഈ ശിരോവസ്ത്രം ഒക്കെ മാറ്റി വാർത്തകളിൽ നമ്മൾ കണ്ടല്ലോ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു പ്രതിഷേധിച്ചു

പിന്നെ ജീവൻ ഇവിടെവച്ചിട്ടാണ് കുറേപേർ പ്രതിഷേധിച്ചതും മരിച്ചതും ഒക്കെ അവരുടെ നിലനിൽപ്പിനു വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധല്ലേ ഇതിൽ ജയിച്ചില്ലെങ്കിൽ പിന്നൊരിക്കലും അവർക്കവിടെ നില്ക്കാൻ പറ്റില്ല അതാണ് ഒരു ഇരുപത്തി രണ്ടു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ കൊല്ലുമെങ്കിൽ ബാക്കി സ്ത്രീകൾക്ക് ഇതൊരു ഇതായിട്ടു വന്നേക്കുകയാണ് ഹ്മ് സ്ത്രീകളും ഇപ്പോൾ പുരുഷന്മാരുടെ വേഷമൊക്കെ ധരിച്ചും ഇപ്പോൾ നടക്കുന്നുണ്ടെണ്ടന്നാണ് മറ്റൊരു കാര്യം കണ്ടതെന്താണെന്നു വച്ചാൽ ലോകത്തിലെ ബാക്കിയുള്ള രാജ്യങ്ങളോ യു എന്നോ ഒന്നും ഇതിനെക്കുറിച്ചു പറയുന്നോ ചെയ്യുന്നോ ഒന്നും ഇല്ല അതെയതെ അതെ അത് ഭയങ്കര കഷ്ടം തന്നെയാണ് ഒരു രാജ്യത്തിലെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിനു വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ വേറാരും തിരിഞ്ഞു നോക്കാത്തത് വളരെ മോശമാണ് അത് പിന്നെ ഇപ്പൊ വേറെന്തോ വായിച്ചിരുന്നു വേറെ എന്താണ് ഒരു ആർ=കാര്യം കേട്ടത് ഉവ്വ് ആയിരത്തി നാനൂറു പേര് പ്രതിഷേധിച്ച മുക്കാൽ ഭാഗം എല്ലാ ആൾക്കാരെയും അവര് വധശിക്ഷ നൽകാനാണ് ഇപ്പൊ കോടതി പാസ്സാക്കിയിരിക്കുന്നത് ഓഹ് അത്രയും ആൾക്കാർ പ്രതിഷേധിച്ചോ എത്രയാണ് ആയിരത്തി നാനൂറോ ആയിരത്തി നാനൂറു എന്തോ ആൾക്കാർ അവരുടെ അവർ ചെയ്ത കുറ്റം എന്താണെന്ന് വച്ചാൽ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് എന്തോ

ഇതിപ്പോ ഇങ്ങിനെയാണ് ഇറാനിൽ ഇങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ പക്ഷെ ലോകത്തെമ്പാടും നോക്കിയാൽ സ്ത്രീകൾക്കെതിരെ അതെയതെ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് കുറച്ചു കൂടി സംസാരിക്കാനുണ്ട് ഇപ്പൊ അത്യാവശ്യയിട്ടു ഒരിടത്തു പോകാൻ നിക്കയാണ് ഞാൻ വിളിക്കാം മതി മതി പിന്നെ മതി ശരിയെന്നാൽ